വേറെ ഷോക്കേഴ്സ് ഉണ്ട് അവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്.

ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ജിം ആണ്.

അവിടെ ഏഹ് ഒരാൾ കാൽ സ്ട്രെച്ച് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട് ലെഗ്ഗ് സ്ട്രെച്ച് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്.

അതിന് അരികത്തായിട്ട് ഒരു എ_സി ഉണ്ട് പിന്നെ ഒരു വിൻഡോ യുണ്ട്.

ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മുസ്ലിം പള്ളിയാണ്.

അതിൻ്റെ മേളിൽ ഒരു വയറിങ് തറയിലോട്ട് കടക്കുന്നത് കാണാൻ കഴിയുന്നു.

അവിടെ ഒര് ഹൈ ഓവർ പോലെ ഒരു ഏഹ് മേളിലൊരു ടവറുണ്ട് .

അതിനു സമീപമായിട്ട് ഒരു ജെയിന്റ് വീൽ കറങ്ങുന്നുണ്ട് കുറെ പേർ അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്.

ഈ ചിത്രത്തിൽ നമുക്കൊരു വീടാണ് കാണാൻ സാധിക്കുന്നത് വീടിന്റെ സൈഡിലായിട്ട് രണ്ട് ജനൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.

ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊര് ഏഹ് ചെടികൾ കൂടി നിക്കുന്ന ഒരു സ്ഥലമാണ്.

അവിടെ ഒര് ഡമ്മി പ്രതിമയുണ്ട് കൊച്ച് കുട്ടിയുടെ ഒരു ഡമ്മി പ്രതിമയുണ്ട്.

ഈ ചിത്രത്തിൽ നമുക്ക് ഒരു പ്ലേഗ്രൗണ്ട് ആണ് കാണാൻ സാധിക്കുന്നത് അവിടെയൊരു ഗോൾ പോസ്റ്റ് ഉണ്ട്.

പോസ്റ്റിന് സമീപമായിട്ട് അവർ ഉപയോഗിക്കുന്ന ബൂട്ടും മറ്റ് സാധനങ്ങളും വെച്ചിട്ടുണ്ട്.

ഒരു വലിയ അമ്പലമാണ് ഗോപുരമുള്ള ഒരമ്പലം കാണാൻ കഴിയുന്നുണ്ട്.

ഈ ചിത്രത്തിൽ നമുക്ക് ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ആണ് കാണാൻ കഴിയുന്നത്.

അതിന്റെ അരികത്തായിട്ട് രണ്ട് പോസ്റ്റ് നിൽക്കുന്നുണ്ട് പോസ്റ്റ് ഇന്റെ ലൈൻ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.

അതിൻ്റെ അകത്ത് കൊറെ ആൾക്കാര് നിപ്പൊണ്ട് അതിൻ്റെ സൈഡിലായിട്ടൊരു കമ്പി കാണാം.

അവിടെ കുറച്ച് ബിൽഡിംഗ് ദൂരെ നമുക്ക് കാണാൻ കഴിയുന്നു ഒരാൾ ബാറ്റ് ചെയ്യുന്നുണ്ട്.

പിന്നെ കുറച്ച് ഗ്ലാസിനകത്ത് കുറച്ച് പേപ്പർ ഐറ്റംസ് കാണാൻ കഴിയും.

എ ആഹാരം ഉണ്ടാക്കുന്ന കുറച്ച് പൊടിയുണ്ട് അതിന്റെ മുകളിലായിട്ട് വിലയോര പട്ടിക ഉണ്ട്.